അരിസ്റ്റോട്ടിൽ മുതലാണ് യുടെ പ്രധാനപ്പെട്ട കാ മേഖല തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ് ഈ അയേൺ ഡ്രാങ്കിൻറെ ചിന്തികിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അരിസ്റോട്ടിലിൻറെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് പുനർജന്മ വിശ്വാസം astrology യിലുള്ള വിശ്വാസം എന്ന് തുടങ്ങി ഒട്ടേറെ അസംബദ്ധ ധാരണകൾ പ്രചരിപ്പിക്കുന്നതിലും അരിസ്റ്റോട്ടിലിന് വലിയൊരു പങ്കുണ്ടായിരുന്നു

heavenly bodies എന്ന് അവര് പറയുന്ന ആകാശത്ത് കാണുന്ന ഈ നക്ഷത്ര കൂട്ടങ്ങൾക്ക് അതിൻറെ ചലനങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് എന്നൊരു നെലപാട് അരിസ്റ്റോട്ടിലിന് ഉണ്ടായിരുന്നു അതിൻറെ ഈ ചാക്രിക സ്വഭാവം കൃത്യമായി നമ്മുടെയൊക്കെ ജീവിതത്തെ പോലും സ്വാധീനിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു അരിസ്റ്റോട്ടിലിൻറെ നിലപാട് അഹ് എല്ലാത്തിനും വിശദീകരണം നേടുക ഉത്തരങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തി പറയുക എന്ന് പറയുന്ന ഒരു ശൈലിയിലായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന ഇന്ന് അരിസ്റ്റോട്ടിലിനെ വിലയിരുത്തുന്ന അരിസ്റ്റോട്ടിലിനെ വലിയ മഹാ തത്ത്വ ചിന്തകനായ് ഉയർത്തി കാണിക്കുന്ന പലേ ആൾക്കാരും ഓർക്കാറില്ല അരിസ്റ്റോട്ടിൽ ചെയ്തത് എന്താണ് ആരംഭിച്ചു ഇല്ലേ ഉം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ കൊണ്ട് കാണുന്നു പ്രപഞ്ചത്തിൽ ഒരു ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വിപണി ഉണ്ടാവുക എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് ഏർ അവരുടെ ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾ രോഗികളായി ജനിക്കുന്നു അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു ചിലര് ചില ചാപിള്ളകളായി പോവുന്നു ഇതൊക്കെ എന്തിനൊക്കെ എങ്ങനെയാണ് ഏർ നമ്മുടെ ന്യായീകരണം പറഞ്ഞെ എന്ത്‌കൊണ്ടാണ് ചേലെ ആൾക്കാര് യാചകരായ് തീരുന്നത് ചിലരെന്ത് കൊണ്ടാണ് രാജാക്കന്മാരായ് തീരുന്നത് ഇതിനെന്താണ് ന്യായം എന്ന് ചോദിക്കുമ്പോൾ അരിസ്റ്റോട്ടിലിൻറെ ഒരു intution പോലെ പുള്ളിയുടെ ഒരു ആശയം പറയാണ് ഒരുപക്ഷേ പല ജന്മങ്ങളുണ്ടായിരിക്കാം പഴെയൊരു ജന്മത്തിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം ഇതതിൻറെ കർമ്മമാണ് അതിൻറെ ഫലമാണ് അവരീ ജീവിതത്തിൽ അനുഭവി എല്ലാത്തിനും ഈ pure reason ന്ന് പറയുന്നൊരു ആശയമാണ് പുള്ളി കൊണ്ട് വരുന്നേ

ഐക്യം തോന്നുന്നത് കൊണ്ട് അതിനെ ഒരു ഒരു hypothesis ഉണ്ടാക്കിയിട്ട് hyopothesis നെ അനുകൂണമായിട്ട് ബാക്കി കാര്യങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച് നമ്മുടെ അന്വേഷ്ണ പ്രശ്ണിയെ ശമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വികല വാദത്തിലേക്കാണ് അരിസ്റ്റോട്ടിൽ നീങ്ങിയത് അദ്ദേഹത്തിന് പുനർജന്മത്തിന് അദ്ദേഹത്തിന് മുന്നിൽ trangible ആയിട്ട് യാതൊരു evidence ഉ ഇല്ല ന്നാൽ അദ്ദേഹത്തിന് തോന്നു ആണ് ഇങ്ങനൊരു വിചാരം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും ഉത്തരമായി പുനർജന്മമാണ് എല്ലാത്തിനും ഉത്തരം എല്ലാ പ്രശ്നങ്ങളും നോക്കൂ പുനർജന്മമാണ്

അടുത്ത ജന്മത്തിൽ നമക്ക് മെച്ചപ്പെട്ട ജീവിതം കിട്ടും അതാണ് ഇതിൻറെയൊരു ന്യായം ഒരു justify all എല്ലാത്തിനും ഒരു ന്യായമുണ്ടാകണം എല്ലാത്തിനും പ്രപഞ്ചത്തിനൊരു ഒരു നീതിശാസ്ത്രമുണ്ട് അഹ് അതിനൊരു inherent low ഉണ്ട് inhurrent justice ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളയൊരു ധാരണയിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പൊ ഈ പറയുന്ന ജ്യോൽസ്യ വിശ്വാസവും ഇതിൻറെയൊരു ഭാഗമായിട്ടാണ് വരുന്നത് ഇതെല്ലാം predesting ആണ് ആ destiny എന്നത് നിർണയിക്കുന്നത് ഈ പറയുന്ന നമ്മള് ആകാശത്ത് കാണുന്ന ഈ സംഗതികളാണ് അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഇത് നമ്മുടെ കൃഷിയെ ഭരണ കാര്യങ്ങളെ രാജ്യത്തിലെ പൊതുസ്ഥിതിയെ വ്യക്തിന്നുള്ള നി വ്യക്തി യും പ്രീ ആകാശത്തിലെ നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള astrology ക്ക് പകരമായിട്ട് അന്നുണ്ടായിരുന്നത് രാജ്യത്തിൻറെ പൊതു മെച്ചപ്പെടൽ രാജ്യത്തിൻറെ സ്ഥിതി യുക്തം ഏർ പി രാജ്യത്തിൻറെ വറുതി വിന്നെ വ വരൾച്ച മഴക്കാലം കൃഷിയിടം തുടങ്ങിയ കാര്യം പൊതു കാര്യങ്ങളിൽ ഈ പ് ഈ heavenly bodies ല് ഒരു influence ഉണ്ട് കാരണം അതിൻറെ ചാക്രിക ചലനത്തിന് ഈ ഒരു influence ഇവര് കാണുന്നുണ്ട് എന്ന നെലയിൽ വന്നിരുന്ന കാലത്തിൽന്ന് അരിസ്റ്റോട്ടിൽൻറെ കാലമാവുമ്പോഴേക്കും ദ് വ്യക്തികളുടെ ജീവിതത്തി തന്നെ ഇതിനെ സ്വാധീനിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ധാരണ ഉറച്ചു വരുന്നുണ്ട് ആ ഉറച്ചു വരുന്നത് പിന്നീട്

roman സാമ്രാജ്യത്തിന് പ്രഭാവത്തോട് കൂടി വളർന്നു വന്ന പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ വിശ്വാസം എല്ലാ രാജാക്കന്മാരും പിന്നെ തുടരുകയാണ് പഴേ സങ്കല്പം പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ കാരണം പ്രപഞ്ചത്തിൽ കാണുന്ന നിമിത്തങ്ങളാണ് എന്ന് പറയുന്നത് ധാരണ വളർന്നു വരികയാണ് അരിസ്റ്റോട്ടിൽ ആകട്ടെ ഇത് ഇത് എങ്ങനെയാണ് ലോകത്തിൽ പേടിപ്പിച്ച് പ്രചരിക്കപ്പെട്ടവ ഈ രണ്ട് സംഗതി പുനർജന്മവും ജ്യോൽസ്യവും പ്രചരിച്ചത് എന്ന് ചോദിച്ചു കൈനാൽ അയിൻറെ ഉത്തരം അരിസ്റ്റോട്ടിൽൻറെ ശിഷ്യനായിരുന്ന അലക്‌സാണ്ടർ ഡിഗ്രീജ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് അരിസ്റ്റോട്ടിൽൻറെ ശിഷ്യനായിട്ടാണ് അലക്‌സാണ്ടർ വളർന്നു വരുന്നത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു അലക്‌സാണ്ടർൻറെ അധ്യാപകൻ അന്ന് healenoix culture എന്ന് പറയുന്ന ഈ സംസ്‌കൃതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്നാണ് അവര് കരുതിയിരുന്നത് അതിൻറെ പ്രചാരത്തിനുമേൽ പ്രചാരണത്തിനു വേണ്ടിയിട്ടാണ് അലക്‌സാണ്ടർ ഈ വലിയ ലോക ഈ ലോകം മുഴുവൻ കീഴടക്കി ഈ healenoix culture ഗ്രീക്ക് സംസ്കാരം അത്യുന്നതമായ സംസ്കാരം എല്ലായിടത്തും എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പണ്ട് ഈ പി പിന്നാട് പിന്നീട് നമ്മള് കാണൂന്ന പല പടയോട്ടങ്ങൾക്കും ഉള്ള ഉദ്ധേശമെന്താണ് സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ് അല്ലേ മറ്റു രാജ്യങ്ങൾ സമാഹരിച്ച സ്വത്ത് യുദ്ധം ചെയ്തവർ പിടിച്ചെടുത്തു കൊണ്ട് സ്വന്തം രാജ്യത്തിൻറെ ശക്തിയാക്കി മാറ്റുക കൊള്ള സംഘങ്ങളെ പോലെയാണ് അന്നത്തെ യുദ്ധങ്ങൾ രാജാക്കന്മാർ നടത്തിയിരുന്നത് അത് നടത്തിയിരുന്ന ഇപ്പും അത് തന്നെയാണ് അവര് വലിയ വള്ളങ്ങളിൽ ചെല്ലുന്നു ഓരോ രാജ്യത്തേക്ക് ചെല്ലുന്നു

സന്യാസാശ്രമങ്ങൾ ഒരുപാട് വെള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവര് കുത്തി കൊള്ളയടിച്ച് കൊണ്ട് വരുന്നു അങ്ങനെയാണ് വലിയ സമ്പന്നരായി തീർന്നത് പിന്നെന്താ അവര് ചെന്നിട്ടാണ് ഈ എഫ് ഏർ വിന്നെ FX പറയുന്നെ ഇന്നത്തെ UK യിലെ ബ്രിട്ടനിലെ FX കേന്ദ്രമാക്കി ഒരു സംസ്‌കൃതി കെട്ടിപ്പടുക്കുന്നത് മറ്റു ബ്രിട്ടൻന്ന് പറയുന്നത് ഒരു രാഷ്ട്രം തന്നെ പിന്നീട് വളർന്നു വരുന്നേയിനൊക്കെ വഴിയൊരുക്കിയത് എന്ന ഈ ഈ കൊള്ളയടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽന്ന് വ്യത്യസ്തമായിട്ടാണ് അലക്‌സാണ്ടർടെ കാര്യത്തിൽ ചെയ്തത് അലക്‌സാണ്ടർ ചെയ്തത് ഈ healenoix ഗ്രീക്ക് സംസ്‌കൃതി ലോകമൊട്ടാകെ വളർത്തുക എന്ന ലക്ഷ്യത്തോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻറെ കൂടെ ഒരുപാട് പണ്ഡിതന്മാരും പ്രചാരകന്മാരും ambasider മാരുംന്ന് പറയുന്ന ആശയൊക്കെ തന്നെ അവിടന്നാണ് വരുന്നത് അവരവിടെ ഈ അവരുടെ പ്രതിനിധികളായി ചില ആൾകാർ വീനിക്കുന്നു അവരീ സംസ്കാരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളൊരുക്കുന്നു ഇങ്ങനെയാണ് പോകുന്നത് ആ പ്രക്രിയയിൽ അദ്ദേഹം ഇന്ത്യ വരെയെത്തി ഇന്ത്യയിൽ എത്തുമ്പഴേക്കും സൈനികരൊക്കെ മടുക്കുന്നു അവർക്ക് തിരിച്ചു പോകണ്ടി വരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് അലക്‌സാണ്ടർ മരിക്കുന്നു ക്ഷേ മരിക്കുന്നെങ്കിൽ പോലും അലക്‌സാണ്ടറുടെ ഉടെ ചുമതല ഏല്പിച്ചിരുന്ന ഭരണ സംവിധാനോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളും ഒക്കെ പിന്നീടും തുടരുകയാണ് അലക്‌സാണ്ടറുടെ സാമ്രാജ്യം തന്നെ നാലായിട്ട് വേർതിരിഞ്ഞുപോയി എങ്കിൽ പോലും ആ healenoix സംസ്കാരത്തിൻറെ influence ലോകമൊട്ടാകെ എത്തിച്ചിരുന്നു ഈ ഗ്രീക്ക് ഭാഷ ഇവരെത്തിച്ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഗ്രീക്ക് ഭാഷ പ്രചരിപ്പിച്ചു ഗ്രീക്കിൻറെ പലേ ഭാഗങ്ങളിലും ഗ്രീക്ക് ഭാഷയായിരുന്നു അന്ന് ഔധ് ഔദ്യോഗിക ഭാഷ അതിന് ശേഷം ബൈബിൾ തന്നെ ക്രോഡീകരിക്കുമ്പോൾ നാലാം നൂറ്റാണ്ടിലാണ് ബൈബിൾ ക്രോഡീകരിക്കുന്ന പല അന്നുണ്ടായിരുന്ന പല mix കളെല്ലാം കൂടക്കൂട്ടിച്ചേർത്ത് ചെലത് തള്ളുകയും ചെലത് കൊള്ളുകയുമൊക്കെ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ

ഇവിടെയും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ഒക്കെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ല ചൂടൊക്കെയല്ലേ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ആ vacation ആയിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ ചൂടുകാരണം ഇല്ലേയ് ഒന്നിനും പറ്റുന്നില്ല അത്രയ്ക്കും ചൂടല്ലേ. ചൂടു കാരണം വീട്ടിൽ തന്നെ അകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തു പിന്നെയല്ലേ ഇറങ്ങാൻ പറ്റാത്തെ ആ

മഴയുണ്ടായിരുന്നോ? ഇവിടെ ഒരുതവണ മഴ പെയ്തു പക്ഷേ മഴ പെയ്തു കൊണ്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ചൂട് കൂടുക ചെയ്തത്. ഹാ ഇവിടെ അങ്ങനെ തന്നെ രണ്ടു ദിവസമായിട്ട് മഴ പെയ്തു. പക്ഷേ പെയ്തിട്ടെന്താ ആ കുറച്ചുനേരം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു മഴപെയ്തപ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ചൂട് കൂടുക ചെയ്തത്. ആ ചൂട് നല്ലോ കൂടിയിരിക്കുണു ആ കഴിഞ്ഞപ്രാവശ്യം പിന്നെ മഴ മഴ കാരണം ബുദ്ധിമുട്ടി ഇല്ലേ മഴ നല്ലോ പെയ്തതുകൊണ്ടേ

കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോലെ ഇല്ലാതിരിക്കട്ടെ എന്തായാലും മഴ വേണം പക്ഷേ അത് കൂടുതലായാലും ബുദ്ധിമുട്ടാണ്.

ആ

ഇവിടെ അടുത്ത് എന്താ ഇവിടെ അടുത്ത് പുഴ ഉള്ളതല്ലേ കാരണം അയിന്നു വെള്ളമൊലിച്ചു വന്നിട്ടേ

ഇവിടെ പിന്നെ കുറച്ച് ഉയർന്നപ്രദേ ആ ഞങ്ങടെ അടുത്തെങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പുറത്ത് ഒക്കെ ഉണ്ടായിരുന്നു വീടുകളിൽ ഒക്കെ വീടുകൾക്കും ആളുകൾക്കും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു

അവിടെ മഴ പെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നല്ലേ? പ്രളയം ഒക്കെ അടുത്ത് എന്താ പുഴയുള്ളത് കാരണമേ പുഴയുടെ അടുത്ത് ഇവിടുള്ളവരുടെഒക്കെ വീടൊക്കെ നഷ്ടമായി അവരൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അല്ലായിരുന്നോ പാവം, കുറെ ഇടങ്ങേർ ആയിരിക്കണു സാധനങ്ങളൊക്കെ ഒലിച്ചു പോയി വീട് ഒക്കെ നശിച്ചു തകർന്നു വീണട്ടല്ലേ ബുദ്ധിമുട്ടി എല്ലാവരും

ആ

ഇവിടെ താ ഞാൻ പറഞ്ഞില്ലേ പുഴയുടെ അടുത്തു ഉള്ള വീടുകൾ ഒക്കെ പോയിരുന്നു ഓരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആയിരുന്നു പിന്നെ സർക്കാര് കുറച്ച് സഹായമൊക്കെ ചെയ്തിട്ട് ഒൽക്ക് പിന്നെ അവിടൊക്കെ തന്നെ വീടു നിർമ്മിക്കാൻ ഒക്കെ പറ്റിയിക്കണു. ഇവിടെ പിന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ട് കുറച്ച് അപ്പുറത്തൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ടോ? ഇത് ഇവിടെ അങ്ങനെയല്ല പക്ഷേ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണെന്ന് തോന്നുന്നു അവിടെ നല്ല ബുദ്ധിമുട്ടായിട്ട് ആണ് അവർക്കൊക്കെ ഞങ്ങടെ ഇവിടേക്ക് വല്ലാതെ അങ്ങോട്ട് ബാധിച്ചിട്ടില്ല.

ആ ഏറ്റവും വലിയ ഒരു ആ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിട്ട് അണക്കെട്ടുകളൊക്കെ തുറക്കേണ്ടി വന്നു. അത് തന്നെയാണേ

അതാണല്ലെങ്കിൽ dam കൾ പൊട്ടാൻ സാഹചര്യം ആകുല്ലേ.

ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് തന്നെ road ഒക്കെ ആ പിന്നെ ആ പ്രളയത്തിൻറെ സാഹചര്യത്തിൽ school ക്കെ school, madrasa ഒക്കെ പൂട്ടിയില്ലേ ഒന്നുമുണ്ടായിരുന്നില്ലല്ലോ അടച്ചിട്ടത് കൊണ്ട് കുറെയൊക്കെ കുട്ടികൾ ഒക്കെ രക്ഷപ്പെടും പക്ഷേ school ഒന്നും തുറക്കാൻ പറ്റാത്ത സാഹചര്യആയിരുന്നല്ലോ? school കളിൽ ഒക്കെയല്ലേ കാര്യായിട്ട് ദുരിതാശ്വാസ ആ അവിടെയല്ലേ അധികം ഉള്ളോരും താമസിച്ചിരുന്നത്. അവിടെ തന്നെ കിടക്കാനും ഭക്ഷണത്തിനും ഒന്നും സാഹചര്യമില്ലാഞ്ഞിട്ട് ആളുകൾ അങ്ങനെയും ബുദ്ധിമുട്ടി. ആ അവിടുന്നൊന്നും ആരും പോയിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെയൊന്നും

ഈരണ്ടായിരത്തി പതിനെട്ടില് എത്ര മരണം report ചെയ്തിരിക്കുന്നു ശരിക്കും പ്രളയം കാരണം corona യൊക്കെയായിട്ട് corona ഉണ്ടായിരുന്നില്ലേ എല്ലാ പ്രാവശ്യവും

രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലല്ലോ corona വന്നത്. രണ്ടായിരത്തി പത്തൊൻപത്തിനു ശേഷമല്ലേ corona യല്ല പ്രളയം തന്നെയായിരുന്നു പ്രളയം കാരണം തന്നെ നല്ല ബുദ്ധിമുട്ടായി ആളുകൾക്ക്

ആ കഴിഞ്ഞപ്രാവശ്യം പ്രളയവും വന്നു corona യും വന്നു രണ്ടും പാടില്ലായിരുന്നു. പുഴയുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ വീടൊന്നുമില്ലാണ്ട് ഇപ്പോഴും കുറെ ആളുകൾ അതൊന്നും കര കയറാതെ ഉണ്ട് ഇല്ലേ ബുദ്ധിമുട്ടിട്ട് ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത് ഒരുപാട് മരങ്ങൾ അല്ലേ

ആളുകളായി ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ജീവിച്ചിരുന്നത് നാനൂറിൽ ഏറെ ആളുകൾ മരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ കാണാതായിട്ട് ആശുപത്രിയിൽ ഒക്കേ ആ ഈ മത്സ്യത്തൊഴിലാളികൾ ആയിരുന്നില്ലേ അവരുടെ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് രക്ഷിക്കാൻ നടന്നേ മത്സ്യത്തൊഴിലാളികൾ തന്നെയായിരുന്നു എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത് അയില് തന്നെ അവർക്കൊക്കെ ഒരുപാട് പേർക്ക് അപകടം ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവനൊക്കെ രക്ഷപെട്ടു കിട്ടി അതാണ്

ആ

മഴയുടെ അളവ് കൂടിയത് തന്നെയായിരുന്നു കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രളയത്തിനിലെ മഴ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. ആ മഴ കൂടിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാറ്റും പ്രശ്നമാണ് പക്ഷേ മഴ നല്ല രീതിയിൽ കൂടിയതുകൊണ്ട് ഉരുൾപൊട്ടലും അതേപോലെ മണ്ണിടിച്ചിലിനും ഒക്കെ കാരണം ആയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കണു മിക്ക ജില്ലകളിലും ഉണ്ടായിരിക്കണു വെള്ളപ്പൊക്കം കൂടാതെ മലയോര

അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വീടുകൾ ഒക്കെ നശിച്ചു. ആ പ്രശ്നമില്ല എന്ന് കരുതിയാലും അണക്കെട്ടിന്റെ അടുത്തൊക്കെ ഉള്ളവർക്ക് അവിടെ അണക്കെട്ടിത്തെ ജലം ഒക്കെ തുറന്ന് വിട്ടത് കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി വെള്ളം കൂടുതൽ അണക്കെട്ടുകളിലൊക്കെ നിറഞ്ഞതുകൊണ്ട് വിട്ടതുകൊണ്ട് shutter കൾ ഒക്കെ തുറന്നുവിട്ടത് കൊണ്ട് അത് പ്രധാന കാരണമായി എന്നാണ് പറയുന്നത്. ഈ dam കളുടെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് അല്ലായിരുന്നോ രൂക്ഷത കുറയ്ക്കാൻ ആണ് എന്താ shutter കൾ ഒക്കെ തുറന്നത് dam ന്റെ shutter കൾ ഒക്കെ തുറന്നത് എന്നാ അവര് പറയുന്നത്. ആ

വേറെന്താ എന്തായാലും ഇനി ഇപ്പം അങ്ങനെയുള്ള സാഹചര്യം വരാതെ ഇരിക്കട്ടെ ഇല്ലേ മഴെടെ ഇപ്പൊ തുറക്കാൻ തന്നെയല്ലല്ലോ അതിന്റെ shutter ഒക്കെ തുറന്നില്ലേ ആ മുല്ലപ്പെരിയാർ ഡാം ഏറ്റവും കൂടുതൽ ഇതുള്ളത് അതല്ലേ

ഉം ആ

എന്തായാലും അതിനൊക്കെ രക്ഷപെട്ടു വന്നു ഇപ്പൊ ബുദ്ധിമുട്ടിയത് ചൂടു കാരണമാണ്. ആ ഇപ്പൊ ചൂടുകാരണമാണ് ഒന്നിനും പറ്റുന്നില്ല.

പക്ഷികൾ ആയാലും മറ്റു ജീവികൾ ആയാലും ഒക്കെ വളർത്തു മൃഗങ്ങൾ തന്നെ എത്ര മ് ആളുകള് പ്രധാനമായിട്ടും മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിലാ താല്പര്യം കാണിച്ചിരുന്നത് മൃഗങ്ങളെ ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ശ്രദ്ധിച്ചിരുന്നവരും ഉണ്ടായിരുന്നു.

എല്ലാവരും അവരുടെ ജീവൻ ഒരുപാട് മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിയിരിക്കണു. ആ വ്യവസായ മേഖലയിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ.

മ് എന്തായാലും ഉരുൾപൊട്ടലും പ്രധാന കാരണം ആളുകൾ ബുദ്ധിമുട്ടാന് ആ വാഹനങ്ങളൊക്കെ തടസ്സപ്പെട്ട അതുകൊണ്ടുതന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിന് ഒന്നും ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ഒരേ സ്ഥലത്ത് ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും അങ്ങോട്ട് പരസ്പരം പോകാൻ ഒന്നും പറ്റാത്ത അവസ്ഥയായി.

കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഒരു നാല് ആ current ഒക്കെ current ഒക്കെ ഇല്ലാതായിട്ട് ബുദ്ധിമുട്ടി current ഒക്കെ തടസ്സപ്പെട്ടില്ലേ.

അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം നല്ലൊരു വെള്ളമടിക്കണമെങ്കിൽ current വേണ്ടേ. വെള്ളമില്ലാതെ വെള്ളം കൂടുതൽ ആയിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ ആവശ്യത്തിന് നല്ല വെള്ളം തന്നെ വേണ്ടേ അതൊക്കെ ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടി.

കാർഷിക മേഖല ഒക്കെ ബുദ്ധിമുട്ടിയതുകൊണ്ട് ഭക്ഷണത്തിന് തന്നെ ആളുകള് ബുദ്ധിമുട്ടി കാരണം കാർഷിക മേഖലയില് വന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണമേ ഭണത്തിന് ആളുകൾ ബുദ്ധിമുട്ടി. പച്ചക്കറി ആയാലും നെല്ല് ആയാലും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ തന്നെ നശിച്ചത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നല്ലോ? ഒരുതരത്തിലുള്ള കിട്ടാതിരുന്നിരുന്നില്ല പ്രളയകാലത്ത് കേരളത്തില് ആ ആ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് നെല്ലും പച്ചക്കറി വിഭവങ്ങളും വാഴകുലച്ചതും ഒക്കെ നശിച്ചത് കൊണ്ടായിരുന്നു ആളുകൾക്ക് നിത്യായിട്ട് വേണ്ടതല്ലേ അതൊക്കെ നെല്ലൊക്കെ എന്നാലും അന്യസംസ്ഥാനത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് അതും തടസ്സപ്പെട്ടിരിക്കുക അല്ലായിരുന്നോ?

വയനാട് പാലക്കാട് ജില്ലയിൽ ഒക്കെ അല്ലേ കൂടുതലായിട്ടും ഈ കൃഷിയൊക്കെ ഉള്ളത് ആ സ്ഥലത്തൊക്കെ കൂടുതലും അടുത്ത വർഷത്തേക്കുള്ള വിളകളും കൂടി പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒന്നാമത് പാലക്കാട് ജില്ലയിൽ നല്ല ചൂട് കൂടുതലായിരിക്കും കാരണം മലയോര പ്രദേശമല്ലേ. അതുകൊണ്ടുതന്നെ പിന്നെന്താ ഈ പേമാരിയിലും പ്രളയത്തിലും ഒക്കെയെ പ്രധാനമായിട്ടും വൈദ്യുതി വിതരണം തന്നെ താറുമാറായല്ലോ.

മ ആ അവർക്ക് ഭക്ഷണവും വെള്ളവുമില്ലാതെ വരെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു.

ഇപ്രാവശ്യം ചൂടാണ് കൂടുതല് ഓ നല്ല ചൂടാണ് ഇല്ലേ

ആ മഴപെയ്താലും അതുതന്നെയാണ് എല്ലാരുടെയുംഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ.

വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മഴയില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. എന്തായാലും വീട്ടിലൊക്കെ എല്ലാവരോടും അന്വേഷണം പറയൂണ്ടു. ആ പറയണ്ട് നിങ്ങളെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ

വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്നാ ശരി പിന്നെ വിളിക്കണ്ട്. ആ ആയിക്കോട്ടെ എന്ന പിന്നെ വിളിക്കണ്ട് ശരി എന്തെങ്കിലും ഉണ്ടെഅറിയിക്കുണ്ടോ